ഞാൻ കഴിഞ്ഞാഴ്ച വീട്ടില് പോയപ്പോ എൻറെ ചേച്ചിയുടെ ഒരു കുഞ്ഞു മോൾ ഉണ്ടായിരുന്നു

കരച്ചിൽ നിർത്താനായിട്ട് നിർത്താൻ ആയിട്ട് ചേച്ചി എന്താ ചെയ്യുന്നത് വച്ചാൽ പണ്ടുകാലത്ത് അച്ഛനമ്മമാർ എൻറെ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ പണ്ട് സ്കൂള് പോകുന്നതിന് മുന്നേയൊക്കെ എന്താണെന്നു വെച്ചാ

കൊണ്ടുപോയിട്ട് പുറത്തേക്കൂടെ പോകുന്ന പക്ഷികളെ കാണിച്ച് തരും അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോ മാതാപിതാക്കൾ മക്കളുടെ കരച്ചിൽ നിർത്താൻ ആയിട്ട് വിവരസാങ്കേതിക വിദ്യയുടെ സഹായമാണ് ഇത്ര വളരെ ചെറുപ്പത്തിലെ തേടുന്നത്. അതുവഴി ഉള്ള ഓരോ എന്തെങ്കിലും ഓരോ ഉപകരണങ്ങളിൽ എന്തെങ്കിലും ഒക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ആണ് അവര് ചെയ്യണത്. അത് എനിക്ക് ഒരു ഭയങ്കര വിഷമമുണ്ടാക്കി. കാരണം എന്തെന്ന് വച്ചാൽ അവരുടെ ബുദ്ധിവികാസം വളർന്നുവരുന്ന പ്രായം മാത്രമാണ് ഇത് അവര് പുറത്തെക്കൂടെ പോകുന്ന പൂച്ചയെയോ പട്ടിയെയോ നോക്കാൻ ഒരു താല്പര്യവുമില്ല നമ്മൾ ചെയ്തപോലെ ഒന്നും.

ഈ ഇപ്പഴേ ഇങ്ങനത്തെ ഉപകരണങ്ങളുടെ അടിമ ആവുക എന്ന് പറയുന്നത് വളരെ കഷ്ടം ഉള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും. ഞാൻ ഇത് കൊറേ തവണ കണ്ടിട്ടുണ്ട്. എന്റെ കുടുംബങ്ങളിലാണെങ്കിലും കുട്ടികളെ ഭക്ഷണം കൊടുക്കുന്നത് വരെ ഏഹ് വിവരസാങ്കേതികവിദ്യ ഉപയോഗിച്ച് അവരുടെ കയ്യിലുള്ള മൊബൈലിൽ പാട്ടുകൾ ഏഹ് പാട്ടുകളും കാർട്ടൂണുകളും ഒക്കെ വെച്ചുകൊടുക്കുവാണ്. അപ്പോൾ ഏഹ് കുട്ടികൾ ബുദ്ധിവികാസം പോലും വളരാത്ത കുട്ടികളെ ഈ വിവരസാങ്കേതികവിദ്യകളുടെ അടിമകളാക്കിക്കൊണ്ടിരിക്കുന്ന ഏഹ് സമൂഹമാണ് ഇപ്പോൾ നമുക്കുള്ളത്.

ചെറിയ യന്ത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു. അതൊക്കെ വിവരസാങ്കേതികവിദ്യയുടെ വലിയ വളർച്ചയാണെങ്കിലും പക്ഷെ അതിന്റെ മോശം വശമാണ് കൂടുതൽ ഏഹ് എതിരായി നമ്മളെ ബാധിക്കുന്നത്. പ്രത്യേകിച്ച് യുവതലമുറകളെയും കുട്ടികളെയും. അപ്പോൾ ഏഹ് ഇന്ന് കുട്ടികൾക്ക് ഇത്ര ആയാസരഹിതമായി അവർക്ക് വേണ്ട വാർത്തകളും വിവരങ്ങളും എന്തിനേറെ പറയുന്നു ഒന്നേ പ്ല...ഒന്നേ ഗുണം ഒന്ന് ഏഹ് അപ്പോൾ തന്നെ അവരുടെ കയ്യിലിരിക്കുന്ന ചെറിയ മൊബൈൽ യന്ത്രത്തിൽ അടിച്ച് അവർക്കതിന് ഉത്തരമെടുക്കാൻ പറ്റുന്നു. അവരുടെ ബുദ്ധി വികാസം അല്ലെങ്കിൽ അവരുടെ ബു, ഏഹ് ബുദ്ധിയിൽ ആലോചിച്ച് കൂട്ടുക എന്നുള്ള കാര്യം പോലും ഇപ്പോൾ മാറി. വളരെ ലളിതവും ലഘുവും അവർക്ക് ആക്കിക്കൊടുത്തിരിക്കുന്നു.

വളരെയധികം കുട്ടികളെ ബാധിക്കും. അത് ഇന്നല്ലെങ്കിലും അടുത്ത തലമുറകളിലാണെങ്കിലും ഭാവിയുടെ തലമുറകളായ കുട്ടികൾ വളരുമ്പോൾ അവർക്കത് പ്രകടമായി നമ്മൾക്കത് മനസ്സിലാകും. എന്തുമാത്രം കുട്ടികൾ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. വിവരസാങ്കേതികവിദ്യ ഏഹ് അപ്രത്യക്ഷമാകുന്നൊരു സമയത്ത് കുട്ടികൾ എങ്ങനെ ജീവിക്കും, അവരുടെ അടിസ്ഥാന സാധനങ്ങൾ, കാര്യങ്ങൾക്ക് പോലും അവരെന്ത് ചെയ്യും എന്നൊരു കാര്യം വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം അദ്ദേഹം നോക്കുന്നത് കയ്യിൽ ഇരിക്കുന്ന ഫോണിലോ അല്ലെങ്കിൽ ഏഹ് കമ്പ്യൂട്ടറിലോ ആയിരിക്കും. ഇപ്പോൾ ഒരു ദിവസം അത് മാറ്റി കയ്യിൽ നിന്ന് മാറ്റിയാൽ അവന് അനുഭവിപ്പിക്കുന്ന ഏഹ് ബുദ്ധിമുട്ടുകൾ ഒരു ശൂന്യത ഒക്കെ ഇന്നത്തെ വിവരസാങ്കേതികവിദ്യകളുടെ തകരാറല്ലെങ്കിൽ പോരായ്മയായിട്ട് നമുക്ക് കണ്ടെത്താം. താങ്കൾക്കെന്ത് തോന്നുന്നു? അത് വളരെ ശരിയാണ്. വിവര സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ വളരെയധികം ആണ്. നമുക്കിപ്പോൾ ഒരു മനുഷ്യന് രാവിലെ എണീച്ച് രാത്രി ഉറങ്ങണവരെയുള്ള എല്ലാ കാര്യങ്ങളും വിവരസാങ്കേതികവിദ്യയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോണത്. രാവിലെ ഉണരുന്നതിനുള്ള നമ്മുടെ

വിവര സാങ്കേതിക സഹായത്തോടെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഗാനങ്ങൾ കേൾക്കും, ഇപ്പൊ ഭക്ഷണം പാചകം ചെയ്യാൻ വരെ ഇപ്പോ എല്ലാവരും ഇതിന്റെ സഹായമാണ് തേടുന്നത്. പണ്ടുകാലങ്ങളിൽ അമ്മമാരോട് ചോദിച്ചായിരുന്നു എല്ലാവരും ഭക്ഷണമൊക്കെ പാചകം ചെയ്യും ഇപ്പോ എല്ലാം ഇതിന്റെ സഹായത്തോടെയാണ്. ഇപ്പോ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തു പോണം, നമ്മുടെ വണ്ടി നിരത്തിലൂടെ വഴി നോക്കണത് വിവര സാങ്കേതികതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് തൊട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അടിസ്ഥാനത്തിൽ ആണ് ജീവിതം വളരെയധികം ആയാസ...മായിട്ട്, ആയാസരഹിതമായിട്ടുണ്ടെന്ന് അറിയാം കാരണം ഇതിൻറെ ഉപയോഗം കാരണം കുറെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കാലം കുറെ മുന്നോട്ടു പോയിട്ടുണ്ട് എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഇടയ്ക്കെങ്കിലും ഇതിൻറെ ദൂഷ്യ ഫലങ്ങളും കൂടെ ചർച്ച ചെയ്യണം. അതെ. തീർച്ചയായിട്ടും അതെ. കാരണം ഏഹ് നമ്മുടെ വീടുകളിലെ സംസാരങ്ങൾ പോലും...ഒരു വൈകിട്ട് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കോളജിൽ നിന്നോ വരുന്നൊരു വ്യക്തി അവിടുത്തെ വിശേഷങ്ങൾ വീട്ടുകാരുമായി അല്ലെങ്കിൽ കുടുംബവുമായി പങ്കുവെയ്ക്കുന്നൊരു സമയത്ത് ഇന്ന് അതൊക്കെ നടക്കുന്നുണ്ടോയെന്ന് നമ്മൾ തീർച്ചയായും ചിന്തിക്കേണ്ടൊരു കാര്യമാണ്. വെ...ഒരു അവധി ദിവസമായാൽ പോലും ഇരുപത്തിനാല് മണിക്കൂറും തന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫോണിൽ ചിലവഴിക്കുന്ന കുട്ടികളേയും എന്തിനേറെ പറയുന്നു ഇപ്പോൾ മാതാപിതാക്കളെപ്പോലും നമുക്ക് കാണാൻ പറ്റും. ഈ ഏഹ് വിവരസാങ്കേതികവിദ്യയുടെ അതിപ്രസരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ പോകുന്നത്. എന്ത്കൊണ്ട് വിവരസാങ്കേതികവിദ്യ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഏഹ് പുരോഗനം...പുരോ...പുരോഗമനങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമായ ഒന്നാണ്. പക്ഷെ എന്നാൽ പോലും ഏഹ് അതിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് നമ്മൾ

അതെയതെ അത് വളരെ ശരിയാണ് ഇപ്പം തിരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിലൊക്കെ വിവരസാങ്കേതികവിദ്യയുടെ വളരെയധികം സ്വാധീനം ഉണ്ട്. ഇപ്പോ നമ്മളെപ്പോഴും നോക്കുമ്പോൾ കാണുന്നത് എന്താണ് അതിനെയൊക്കെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഇവര് പണം കൊടുത്തിട്ട് ഒരോ ആൾ, ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻറെ വേറൊരു ദൂഷ്യഫലം. ഇപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല. നമ്മൾ

ഇവരായി മാറാതിരിക്കാൻ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹികുന്നത്. മനുഷ്യന്മാർക്ക് നമ്മക്ക് ആയിട്ട് ഒരു ബുദ്ധിയെ തന്നിട്ടുണ്ട്. നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കാൻ. ഇതുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു തലച്ചോറ് നമുക്ക് ഉണ്ട്

നമ്മുടെ നമ്മുടെ കോളേജിലെ കുട്ടികളാണെങ്കിലും പോലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ട് എന്തെങ്കിലും എഴുതാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ

വായനശാലകളിൽ പോയിട്ട് ഒരു പുസ്തകം എടുത്തു നോക്കി അതിനു വേണ്ടി പണിയെടുത്ത് എഴുതാൻ തയ്യാറാവുന്നില്ല. അവരെ വേഗം വിരൽത്തുമ്പിൽ അറിവ് കിട്ടുന്നത് അത് അതുപോലെ പകർത്തി എടുക്കുക എന്നുള്ള രീതിയിലേക്ക് വിദ്യാലയത്തിലെ കുട്ടികൾ മുതൽ കലാലയത്തിലെ കുട്ടികൾ വരെ എത്തിയിട്ടുണ്ട്. ആ അവസ്ഥ വളരെ ദയനീയമാണ്. ഇവര് സ്വന്തം ചിന്തിച്ചിട്ട് ഓരോര് ആളും അങ്ങനെ ഒരു ചിന്തിച്ച് ചിന്തിച്ച് നല്ല രീതിയിൽ പഠിച്ച് വളരുമ്പോഴാണ് അവർ നല്ലൊരു തലമുറ ആയിട്ട് വരുന്നത്. ഇത് എല്ലാവർക്കും വിരൽത്തുമ്പിൽ അറിവ് വേണം ഇപ്പോൾ വിരൽത്തുമ്പിൽ കാര്യങ്ങൾ കിട്ടണം എന്നുള്ള അവസ്ഥയാകും പോൾ ഇവർ എല്ലാരും പുസ്തകത്തി ൽ നിന്നുള്ള അകൽച്ച കൂടിക്കൂടി വരുകയാണ്. ആരും പുസ്തകം വായിക്കാൻ തയ്യാറാകുന്നില്ല. പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ പൊടിപിടിച്ച അലമാരകളിൽ കിടക്കുന്ന ഒരു അവസ്ഥ അവസ്ഥ വന്നിട്ടുണ്ട്. പുസ്തകത്തിലൂടെ വായിച്ചിട്ട് കിട്ടണ ഒരു അറിവ് വേറെ തന്നെ ആണ്. അത് ഒരു അനുഭവമാണെന്ന് പറയാം. ഒരു പുസ്തകം തുറന്നു വച്ചിട്ട് ഒരു പുസ്തകം കഴിയുന്നതുവരെ നമ്മളത്

അപ്പൂപ്പൻ അമ്മൂമ്മ ഒക്കെ ആയാലും ഇതിൻറെ, ഒരു തരത്തിൽ ഇതിൻറെ ഒരു അടിമകളായിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അവര് കൂടുതൽ സമയം ഇതിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. മുൻ കാലങ്ങളിലെ തീൻമേശ നമ്മളെ ഭക്ഷണ കഴിക്കാൻ ഒരുമിച്ച് മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ആ സമയങ്ങളിൽ ആണ് ഏറ്റവും നല്ല സംഭാഷണങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവുക.

അതിന് തയ്യാറാവുന്നില്ല. ഓരോരാളും ഓരോരോ

തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ അധികം ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരാത്തൊരു കാര്യമാണ്. കാരണം നമ്മുടെ മേൽ ഒരു അധികാരം ഈ ശാസ്ത്രസാങ്കേതിക അല്ലെങ്കിൽ വിവരസാങ്കേതികവിദ്യക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മ്മ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ആ ഫോണിലേക്ക് നോക്കുന്നു. അല്ലെങ്കിൽ ആ മൊബൈൽ ഫോണിലേക്ക് നമ്മൾ ആ ശ്രദ്ധ പോകുന്നു. അത് പോലും...അത് നമ്മളെ അടിമകളാക്കുകയാണോ നമ്മൾ അതിന് അടിമയാകുകയാണോയെന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊരു ഏഹ് വസ്തുവിന് അടിമകളായാൽ നമുക്കത് തീർച്ചയായിട്ടും എന്നെങ്കിലും ഒരു കാലത്ത് വേണ്ടെന്ന് വെക്കാൻ പറ്റും. പക്ഷെ അത് നമ്മളെ അടിമയാക്കുകയാണെങ്കിൽ ജീവിതകാലത്ത് നമ്മൾ ശ്രമിച്ചാൽ പോലും ആ ഒരു അടിമത്തത്തിൽ നിന്ന് നമുക്ക് മോചിക്കാൻ ആകുമോ...ആകുമോയെന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. വിവര...വിവരസാങ്കേതികവിദ്യ ഇന്നും മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നും ഒരു ശസ്ത്രക്രിയ മുതൽ ഏഹ് ചൊവ്വയിലേക്കയക്കുന്ന ഉപഗ്രഹത്തിന് വഴിയിൽ ചെറിയ കരട് പോലൊരു തടസ്സമുണ്ടെങ്കിൽ അത് വരെ മാറ്റാൻ ഭൂമിയിലിരുന്ന് നമുക്ക് സാധിക്കുന്നു. അല്ലെങ്കിൽ ഏഹ് വളരെ ചെറിയൊരു ട്യൂബ് ഉപയോഗിച്ച് നമ്മുടെ വയറ്റിലെ അല്ലെങ്കിൽ നമ്മുടെ

കേവലം ഏഹ് ആശുപത്രിയിലെ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്ന ആൾക്ക് അതിലൂടെ അതിന് ഉപയോ...അതായത് ശസ്ത്രക്രിയകളിൽ പങ്കെടുക്കാനാകുന്നു. അത്പോലെ ബഹിരാകാശത്ത് നമുക്ക് മാറ്റങ്ങൾ വരുത്താനാകുന്നു.

ഒത്തിരിയധികം കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപകാരങ്ങൾ വിവരസാങ്കേതികവിദ്യ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ട അളവിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ മനുഷ്യവർഗം തീർച്ചയായിട്ടും മുഴുവൻ മനുഷ്യവർഗം പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാം എളുപ്പത്തിൽ കിട്ടി കിട്ടി അല്ലെങ്കിൽ എല്ലാം എളുപ്പത്തിൽ കിട്ടുമ്പോൾ നമ്മൾ ആയാസരഹിതരാകുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെ അതിന്റെ രീതിയിൽ ഉപയോഗിച്ച് മനുഷ്യന്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുക എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും മറന്ന് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാതെയിരിക്കുന്നു. ഇതൊക്കെ ഒരിക്കലും നല്ലൊരു ഏഹ് നല്ലൊരു തലമുറക്ക് മാതൃകയാവുക അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടകയാ...ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. തീർച്ചയായിട്ടും ദോഷം മാത്രമാണ് ഉണ്ടാവുക. ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ പറഞ്ഞ എന്റെ പ്രിയ സുഹൃത്ത് ഏഹ് ഷീമ പറഞ്ഞത് പോലെ ഏഹ് എന്ത്കൊണ്ടും ഏഹ് നല്ലത് ഉണ്ടാവുക എന്നതിനെക്കാളും ഏഹ് മോശം അനുഭവം അല്ലെങ്കിൽ മോശം ഏഹ് ആഖാതമാണ് അതുണ്ടാക്കുക. കാരണം എന്ന് വെച്ചാൽ മ്മ് ഒരു കുട്ടി ഒരു ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ അവൾ...അവന് അല്ലെങ്കിൽ അവൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വാഗ്മയചിത്രങ്ങൾ അവരുടെ ചിന്താശേഷിയെ അല്ലെങ്കിൽ അവരുടെ ഏഹ് ക്രീയേറ്റിവിറ്റിയെ അല്ലെങ്കിൽ ക്രിയാത്മകതയെ ഒത്തിരിയേറെ വളർത്തുന്നുണ്ട്. അതായത്, ഏഹ് ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ അവൾ ഒരു പൂന്തോട്ടത്തിൽ പോയി. മലകൾക്കിടയിലുള്ള ഒരു പൂന്തോട്ടം എന്ന് ഒരു വാക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ വാക്ക് അവൾ വായിക്കുമ്പോൾ അവൾ അവളുടെ മനസ്സിൽ അല്ലെങ്കിൽ അവൻ അവന്റെ മനസ്സിൽ ഒരു മലയും ഒരു പൂന്തോട്ടവും ഒക്കെ വളരെ മനോഹരമായി ആവിഷ്കരിക്കുകയാണ്. പക്ഷെ ഇന്നത്തെക്കാലത്ത് കാർട്ടൂണുകൾ അല്ലെങ്കിൽ ചിത്രകഥകളുടെ ഏഹ് ചലച്ചിത്ര ഏഹ് രൂപങ്ങൾ അവരുടെ മനസ്സിലത് അവരുടെ ക്രി...ക്രീയേറ്റിവിറ്റി അവരുടെ ക്രിയാത്മകതയെ ഉണർത്താതെ തന്നെ ഓൾറെഡി അതിന് മുന്നേ ഏഹ് ചെയ്ത് വെച്ച കാര്യങ്ങൾ ഇവരുടെ ഉള്ളിൽ പ്രദർശിപ്പിക്കുകയാണ്. താങ്കൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും വിവര സാങ്കേതികതയുടെ വളർച്ചയുടെ അങ്ങേയറ്റം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മനുഷ്യനെ തന്നെ ഉണ്ടാക്കി ഇരിക്കുന്നു ഒരു യന്ത്രമനുഷ്യൻ എന്ന് പറയണ നമ്മളെ പോലെ ചിന്തിക്കാം. പക്ഷേ അവിടെ അവിടെ ഒരു പ്രശ്നം വരുന്നത് ഈയൊരു യന്ത്രമനുഷ്യൻ

ഇതുപോലെ കുറെ യന്ത്ര മനുഷ്യന്മാരെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യകുലത്തിന് എന്താണ് അർഥമുള്ളത്?

സ്വയം ബുദ്ധിയില്ല ഇപ്പോ ഇങ്ങനെ യന്ത്രമനുഷ്യൻ ഇങ്ങനെ ഇപ്പോ ഭക്ഷണം ചില ഭക്ഷണ ശാലകളിൽ ഒക്കെ ഭക്ഷണം എത്തിക്കാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ യന്ത്ര മനുഷ്യന്മാർ അതേസമയം അപകടം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു ഒരിക്കലും സ്വബുദ്ധിയോടെ പ്രവർത്തിക്കാൻ പറ്റില്ല നമ്മൾ എന്താണോ പറഞ്ഞുവെച്ചിട്ടുള്ളത്, ഇപ്പോൾ നമുക്കൊരു വിരൽത്തുമ്പിൽ അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് വേറൊരാൾ അതിലേക്ക് ആക്കി വെച്ച

അല്ലാതെ ഇവർക്ക് ഒന്നും സ്വയം ബുദ്ധി എന്നു പറഞ്ഞിട്ട് നമുക്ക് അത്രയും ഭാഗ്യവാന്മാര് ആയി കിട്ടിയിട്ടുള്ള ആ അനുഗ്രഹമോ ആ ഒരു കാര്യമോ ഇല്ല അതുകൊണ്ടുതന്നെ നമ്മൾ നമുക്കങ്ങനെ കിട്ടിയിരിക്കണം നമ്മുടെ സ്വയം ബുദ്ധി നെ ഇല്ലാതാക്കരുത്. ഈ വിവര സാങ്കേതിക വിദ്യയ്ക്ക് അടിമകളായി കൊണ്ട് നമ്മൾ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച്

ഭംഗി ആയാലും നമ്മുടെ കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിച്ച് എന്നിട്ട് നമ്മുടെ ജീവിതം സുഗമമാക്കാനുള്ള അളവിലേക്ക് മാത്രമേ വിവര സങ്കേതികവിദ്യ നമ്മുടെ ജീവിതത്തിലേയ്ക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു കടന്നുകയറ്റത്തിന് നമ്മൾ വിവര സാങ്കേതിക വിദ്യയ്ക്ക്

അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഉണ്ട്. നമ്മൾ ഈയൊരു ആവശ്യങ്ങൾക്ക് മാത്രം ആണ്

ഏറ്റവും ആവശ്യങ്ങൾക്ക് മാത്രം വിവരസാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കാനുള്ള പ്രേരണ ആക്കാൻ ആയിട്ട് വിവര സാങ്കേതികതയെ അനുവദിക്കരുത് എന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നമ്മുടെ തലമുറയെ കുട്ടികളുടെ അഞ്ചര ആറു വയസ്സുവരെ കുട്ടികൾക്ക് വിവര സാങ്കേതിക വിദ്യ ആയിട്ട് ഒരു ബന്ധവും കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അവര് ബുക്ക് പുസ്തകങ്ങൾ വായിക്കട്ടെ അങ്ങനെ അവര് വളരട്ടെ എന്നാണു എനിക്കും പറയാനുള്ളത്